എന്തായാലും പോണം അത് ശരിയാണ്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 അത് ശരിയാ കൂടെയുള്ള company ഉള്ള ആൾക്കാര് വേണം നമ്മള് കുറച്ചുംകൂടി ആൾക്കാര് ഒത്തിട്ടു പോകുമ്പം അയിനൊരു വേറെ തന്നെ ഒരു രസാണ് അല്ലേ

കുടുംബത്തിനൊപ്പം പോവാറുണ്ടോ വീട്ടുകാരെയും കൂട്ടിയിട്ട് എവിടെങ്കിലും പോകാറുണ്ടോ കുടുംബത്തിനൊപ്പം അവസാനമായിട്ട് tour ഉ പോയത് എന്ന് പറയുന്നത് പയ്യ ഏർ ഇവിടെ ആയിരുന്നു മ്മ് ഏർ ഗുരുവായൂരായിരുന്നു ഞാൻ അവസാനമായിട്ട് കുടുംബത്തിന്റെ കൂടെ tour യാത്ര പോയത് ന്ന് പറയാനുള്ളത് പയ്യമ്പലാണ് ഞാൻ പോയിട്ടുള്ളത് അല്ല പയ്യാമ്പലല്ല ഗുരുവായൂരാണ് ഞാൻ tour പോയിട്ടുള്ളത്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

വേറെ എന്തുണ്ട് വിശേഷങ്ങൾ വേറെ സുഖായിട്ട് പോകുന്നു പുതിയ യാത്രകൾ വല്ലതും plan ചെയ്യുന്നുണ്ടോ കോഴിക്കോട്ടേക്ക് സഹദേവേട്ടന്റെ കൂടെ പോകാന് വേണ്ടിട്ട് plan ചെയ്യുന്നുണ്ടോ എന്നാണെന്ന് ഒന്നുമറിയുന്നില്ല വിവരങ്ങളൊന്നും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 ഈ ഒരു academic year അവസാനിക്കും പിന്നെ രണ്ടു മാസം leave ഓട് leave ഇനി ഈ രണ്ടുമാസത്തില് എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ എന്തായാലും പോണം അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ ഇരിക്കാൻ വിടില്ല അത് വേറെ കാര്യം എന്തായാലും പോണം എന്നാ പിന്നെ ഒരു മനോഹരമായ യാത്ര തന്നെ പോവാൻ അവസരം ഉണ്ടാവട്ടെ അതുപോലെ നമ്മക്കും നമ്മൾ ഒരു യാത്ര ഒരു മനോഹരമായ യാത്ര നമ്മക്കും പൂവാം നമ്മളെ ഒരവസ്ഥ നമ്മക്ക് നമ്മുക്ക് ഒരു ഒരു ദിവസം നമ്മുക്ക് നമ്മളെ ഒരു മനോഹരമായ യാത്ര ഒരു അത് one day tour ആയാലും അതാ അത് ഇനിയൊരു എത്ര ദിവസത്തെ tour ആയാലും നമ്മള് അടിച്ചുപൊളിച്ചിട്ട് വരുന്നു

അതെന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മളിപ്പോ ഒരു ഒര് യാത്ര plan ചെയ്യുമ്പം നമ്മൾ ആദ്യം തന്നെ planning മാത്രെ നടക്കു സാധാരണ കാരണം ഒരു long trip ഒക്കെ നമ്മൾ plan ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഉള്ളപ്പോഴേ ഉള്ളൊരു കാര്യാണ് നമ്മൾ ഒരു യാത്ര plan ചെയ്യുമ്പോൾ നമ്മൾ ഒരു long trip plan ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കൂല കാരണം അത്എന്ത്ന്ന് വെച്ച നമ്മള് അതിനു പോവാൻ വേണ്ടി മെനക്കേടില്ല അപ്പോ യാത്രകൾ plan ചെയ്യുമ്പോൾ അദ്യം നമ്മൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഒരു place ആണ് അത് നമ്മളിപ്പോ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു ബീച്ചിൽ പോയാലും ശെരി അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഞാനന്ന് പറഞ്ഞപോലെ ഒരു പാലക്കയം തട്ട് അനക്ക് എന്നുവെച്ചാൽ ഇങ്ങനത്തെ landscape ഉം അങ്ങത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടുതന്നെ ഈ മലയും അങ്ങത്തെ കാര്യങ്ങളും പോകാൻ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാലക്കയം തട്ട് അങ്ങത്തെ സ്ഥലങ്ങളി പോകാം ഞാനിതുവരെ പൈതൽ മല പോയിട്ടില്ല പാലക്കയം തട്ട് പലതവണ പോയിട്ടണ്ട് മ്മളെ കണ്ണൂരിലെ ഈ പറഞ്ഞപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങള് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നെ അല്ലെ?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 ഈ പാലക്കയം തട്ടും പൈതൽ മലയും ഒക്കെ പോലെ തന്നെ അതുപോലെതന്നെ സ്ഥലം ഉണ്ട് വായിക്കമ്പ ന്നു പറഞ്ഞിട്ട് അത് അവിടുന്ന് കുറച്ച് ദൂരോട്ട് പോകാനുണ്ട് ഞാനിവിടെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അത് ന്ന വെച്ചാൽ നല്ലൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് നമ്മളവിടെ വെള്ളത്തില് കുളിക്കുകയോക്കെ ചെയ്തു നീന്തു ഒക്കെ ചെയ്തസ്ഥലാണ് എന്നിട്ട് ഒരു മഴക്കാലത്തായിരുന്നു നമ്മൾ അവിട പോയിരുന്നത് അതും ഒരു മനോഹര യാത്രയായിരുന്നു എനിക്ക്

ഇപ്പോൾ അടുത്ത് എവിടെങ്കിലും കൂട്ടുകാരോടൊപ്പം പോകാനുള്ള വല്ല ഇതുണ്ടോ കൂട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ ട്രാ ഇതന്നെയാ ഞാൻ പറഞ്ഞത് കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ യാത്രകൾ നമ്മൾ ഇങ്ങനെ പ്ലേ plan ചെയ്തു plan ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല അതാണ് ഏറ്റവും വെല്ല കൊഴപ്പം ഓ ഒന്നിച്ചുണ്ടാവലില്ല എല്ലാരും വേറെ വേറെ സ്ഥലങ്ങളിലാണോ

ഏർ ബാംഗ്ലൂര് വരെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് tour ഏർ bike ഒക്കെ എടുത്ത് ബാംഗ്ളൂർഒക്കെ എത്തിയൊരു സമയുണ്ടായിന് പക്ഷേ ഇപ്പോൾ എല്ലാരും ജോലി തിരക്ക് കാര്യങ്ങൾ അങ്ങാനായി അവരവരെ വഴിയിലേക്കും പോയി അപ്പോ പിന്നെ പഴയപോലെ ഒരു ഒത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കിട്ടാനും ഭയങ്കര പ്രയസാണ് ഈ ഈ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഒറപ്പായിട്ടും അത് ഞാൻ എന്തായാലും പോകും നമ്മൾ എന്തായാലും ഒരു tour പോകും അതല്ലെങ്കിൽ നമ്മള് ഒരു tour എന്തായാലും നമ്മൾ പോകും നമുക്കൊരു കാര്യം ചെയ്യാം അഖിലിന്റെ പിറന്നാൾ പ്രമാണിച്ച് എവിടെയെങ്കിലും ഒരു tour പോവാം അല്ലേ

അതുപോലെതന്നെ വിജിയുടെ പിറന്നാള് പ്രമാണിച്ച് വേണമെങ്കിൽ നമ്മക്ക് ആ പിറന്നാളിന്റെ ദിവസം തന്നെ നമ്മക്ക് വൈകുന്നേരം പോകാം ഇനി എൻ്റെ പിറന്നാള് വരാണെങ്കി അടുത്ത കൊല്ലം ആവണം ഒരു കൊല്ലം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 tour പോവ അഹ് പിറന്നാളിന്റെ ദിവസം ആയിക്കോട്ടെ നടക്കട്ടെ എന്തായാലും നല്ലന്നെ

എന്റെ പിറന്നാള് കഴിഞ്ഞു പറയാൻ

ഓഹ് ഇന്നായിരുന്നോ happy birthday വിജി അപ്പൊ നമ്മൾ ഇന്ന് തന്നെ വൈകുന്നേരം ആറുമണിക്ക് യാത്ര പുറപ്പെടുകയാണ്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

ശെരി bye Hello നമസ്കാരം ഭൂമിയുടെ തുടക്കം എന്ന വിഷയത്തെ ആസ്‍പദമാക്കിയാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്, അന്തരീക്ഷത്തിലെ ജലാംശം. ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീഷത്തിൽ എത്തിചെരുന്നുവെന്നും,

ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങൾ, ബാഷ്പീകരണത്തോത് കൂടുതലായിരിക്കും അവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണും. അവിടങ്ങളിലെ

പൊടിപടലങ്ങൾ, വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്കുപുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് മുഖ്യമായും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതെന്ന് നോക്കാം. കാറ്റുകളി~ കാറ്റുകളിലൂടെ ഭൂമിയിൽനിന്ന് ഉയർത്തപ്പെടുന്നവ. അഗ്നിപർവതങ്ങളിലൂടെ പുറത്തു~ പുറത്തുവരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാവുന്ന ചാരം, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രക്രിയ കൂടുതലായി~ കൂടുതലായി നടക്കുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളിൽ നിന്ന് പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സ്വാധീനിക്കുന്നതിനാൽ ഇവയെ ഗണീകരണമാർഗം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭൗമോപരിതലത്തിൽനിന്ന്

ആകെ അന്തരീക്ഷവായുവിന്റെ തൊണ്ണൂറ്റി ഏഴു ശതമാനത്തോളം സ്ഥിതിചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എഴുപത്തൊൻപത് kilometer ഉയരം വരെയാണ് കണ~ ഉം കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഹരിത ഗൃഹ ~ ഗൃഹമാകുന്ന അന്തരീക്ഷം . ശൈത്യ മേഖല രാജ്യങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്പടികം കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. ഇത് എന്തിനെന്ന് അറിയാമോ? സ്പടിക സ്ഥലങ്ങൾ സൌരോർജ്ജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൌമോ ~ ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയുന്നതായി നിലനിർ~ കുറയാതെ നിലനിർത്താനാവുന്നു. സ്പടികത്തിന്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യ രാജ്യങ്ങൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഉം

അതിനാൽ ഇവയെ ഹരിതഗൃഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ ഘടക~അന്തരീക്ഷത്തിലെ~ത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾ സൗര താപനത്തെ കടത്തിവിടാനും ഭൗമവികരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. carbon dioxide, methane, ozone തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ~ ഭൂമിയിൽ നിന്നു~ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെ~ ആഗിരണം ചെയ്ത് ഭൂമിയോട് അടുത്ത അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെ ഹരിതഗൃഹപ്രഭാ~പ്രഭാവം എന്നും

ക്രമാതീതമായ വർദ്ധനവ്, അന്തരീക്ഷതാപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. മനുഷ്യന്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതലായും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്.

ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ, വന നശീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. വർധിച്ച തൊഴിൽ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതിനു കാരണമായ ചില പ്രവർത്തനങ്ങളാണ്. ചിത്രം പത്തേ point അഞ്ചു പത്തെ point അഞ്ചിൽ മേൽപ്പറഞ്ഞ തരത്തിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് cabon dioxide ആണ്. മാറുന്ന അന്തരീക്ഷ സ്ഥിതി വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾ~മാറ്റങ്ങൾ കാരണമാ~. തുടങ്ങിയ അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പ്രതിവർഷം ആറായിരം metric ton carbon dioxide ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളി വിടുന്നതായാണ് കണക്ക്. ഇരുപതാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകം കൊണ്ട് ആ അളവിൽ ഉണ്ടായ ക്രമാതീതമായ വർദ്ധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില പൂജ്യം point നാല് degree Celsius വരെ വർദ്ധനവിൽ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. ഹരിത ഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ ആഗോളതാപനം എന്ന് വിശേഷിപ്പിക്കുന്നു. ആഗോളതാപനം ഭൂമിയിലെ ജീവ~ഏർ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീക്ഷണിയാണ്. അത് എങ്ങനെയാണെന്നു നോക്കൂ. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും. സമുദ്ര തീര ആവാസവ്യവസ്ഥയിൽ ഉണ്ടാവുന്ന നാശം, ഭക്ഷ്യക്ഷാമം, ഭക്ഷ്യദൗർലഭ്യം വൻതോതിൽ കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അവാസ വ്യവസ്ഥയിലെ പല സൌജ്~ സസ്യ ജന്തുക്കളുടെയും നാശത്തിന് വഴിതെളിക്കും. ഹരിതഗൃഹ വാതകങ്ങ~ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോളതാപനം~താപനത്തിലേക്ക് നയിക്കുന്നുവെന്ന് മനസ്സിലായല്ലോ. ചിത്രം പത്തേ point അഞ്ചിൽ സൂചിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ആധുനിക സമൂഹത്തിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിയും~കഴിയുമോ?

ഇത് സൂര്യനിൽനിന്നുള്ള ഹാനികരമായ ultraviolet രശ്മികൾ ആഗിരണം ചെയുകയും ഭൂമിയുടെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു refrigerat~refrigerator റുകൾ air condition കൾ വിവിധതരം അഗ്നി ശമന വാതകങ്ങൾ platelet തുടങ്ങിയ cloroflurocarbon കൾ halon തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇത്തരം വാതകങ്ങൾ ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. ഉയർന്ന ഉം വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങളെ സൂര്യനിൽനിന്നുള്ള Ultraviolet കിരണങ്ങളെ വിടി~വിഘടിച്ച് chlorine, bromine തുടങ്ങിയ വാതകങ്ങളായി മാറ്റുന്നു. ഓരോ കിലോമീറ്റ~ഓരോ~ഓരോ chlorine atom ത്തിനും ഒരു ലക്ഷത്തോളം ozone തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള~ശേഷിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. bromine ആകട്ടെ ഇതിന് ഏർ ഇതിന്റെ നാൽപത് മടങ്ങും. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ozone പാളിയിൽ ഉണ്ടാകുന്ന ശേഷണ~ ശോഷണത്തെ ozone സുഷിരമെന്ന് വിളിക്കുന്നു. ozone പാളി സംരക്ഷിക്കാൻ, ozone സംരക്ഷണം ozone സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും, ozone ശോഷണത്തിന് കാരണമായ ~ കാരണമായേക്കാവുന്ന ഉല്പന്നങ്ങളും ഉപയോഗം നിയന്ത്രിക്കാനാ~

നമ്മുടെ അന്തരീക്ഷ ജീല~ ജീവജാലങ്ങളുടെ മേൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. അന്തരീക്ഷ ഘടന ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് kilometer ഉയരം വരെ വാതക സംരചന ഏറെ ~ ഏറെക്കുറെ ഒരുപോലെയാണ്. അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ homospehere എന്നു വിളിക്കുന്നു. അതിന്റെ മുകളിലേക്ക് വാതക സംരചനയെ സം~സംരചനയിൽ ഐക്യരൂപം അല്ല, അതിനാൽ തൊണ്ണൂറ് kilometer മുകളിലായി സ്ഥിതിചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ heterosphere ~ heterosphere എന്നു വിളിക്കുന്നു. വിവിധ ഉയര

ഏർ ~ മുകളിലേക്ക് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ~ എങ്ങനെയൊക്കെ എന്നും ചിത്രം പത്തേ point എട്ട് നിരീക്ഷിച്ച് ഓരോ അന്തരീക്ഷ മണ്ഡല~ മണ്ഡല~മണ്ഡലത്തിനും, തനതായ ചില സവിശേഷതകളുണ്ട്. അത് എന്തൊക്കെയെന്നും, ഓരോ മണ്ഡലവും നമുക്ക് എത്രത്തോളം പ്രയോ~പ്രയോജ~ പ്രയോജനപ്രദമാണെന്നും നോക്കൂ. troposphere ഭൂമിയോട് ചേർന്നാൽ~ചേർന്ന് സ്ഥിതിചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് kilometer ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു.

ഒരു degree Celsius എന്ന തോതിലും താപം കുറഞ്ഞു വരുന്നു, ഇതിനെ ക്രമമായ താപ നഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. troposphere ന് മുകളിലുള്ള സം ~ സംക്രമണ മേഖല tropopause എന്നു വിളിക്കുന്നു. stratosphere tropopause ൽ തുടങ്ങിയ ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് kilometer ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. statosphere ന്റെ താഴ്ന്ന വിതാന ~ വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവിക്ക~ അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപമേഖല എന്നറിയപ്പെടുന്നു. ozone പാളി ഹാനി ഹാനികര~ ഹാനികരണങ്ങളായ ultraviolet കിരണങ്ങളെ ആഗിരണം ചെയ്തു ഭൂമിയിൽ എത്താ~എത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും, വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട്, മറ്റ് വിമാനങ്ങളുടെ സുഗമമായ~ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നു. stratosphere ന് മുകളിലെ സംക്രമണ മേഖല, stratopause എന്നു വിളിക്കുന്നു. mesosphere ഭൂമിയിൽ നിന്ന് അമ്പത് മുതൽ എൺപത് kilometer വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞുവരുന്നു. അത് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില mesopause ൽ അനുഭവിക്കപ്പെടുന്നു. minus എൺപത് degree Celsius മുതൽ minus നൂറ് degree Celsius വരെ. ഉൽക്കകൾ mesosphere ൽ പ്രവേശിക്കുന്നതിനെ ഉം ദർശനത്താൽ കത്തി ചാരമാകുന്നു. mesosphere ഉം mesosphere നു മുകളിലെ സംക്രമണ മേഖല mesopause എന്നറിയപ്പെടുന്നു. thermosphere ഏകദേശം എൺപത് മുതൽ അറുനൂറ് kilometer വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരം തോറും ഏർ ഉയരും തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. thermosphere ന്റെ താഴ്ന്ന ഭാഗത്തെ ionosphere എന്നു വിളിക്കുന്നു. ionosphere, ra~ radio അഹ് പരിപാടികളിലൂടെ ദീർഘദൂര പ്രക്ഷോപണം സാധ്യമാക്കുന്നു. ഭൗമാന്തരീക്ഷത്തിന്റെ സവിശേഷ ഘടക~ഘടനയും, സംരചന~സംരചനയും, നമ്മുടെ, നമ്മുടെ നിലനിൽപ്പിന് നിർണായകമായി സ്വാധീനിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകൾക്കും ജീവിക്കാൻ യോഗ്യമായ ഒരു ലോകം അഹ് ലോകം ഉണ്ടായിരിക്കണ~ക്കണമെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഈ ലോലമായ സന്തുലനം നാം നിലനി~ നിർത്താ~നിലനിർത്തിയേ മതിയാവൂ. അതിന് അനുഗണന ~അനുഗുണമായ ഒരു ജീവ~ജീവിതക്രമം നമുക്ക് പരിപാലിക്കാം. സംഗ്രഹം വാതകങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി എന്നിവയാണ് അന്തരീക്ഷത്തിന്റെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷ സംരചനയിലെ ഓരോ ഘടകവും ജീവന്റെ നിലനിൽപ്പിന് സാധ്യമാക്കുന്നു. ചില അന്തരീക്ഷ വാതകങ്ങൾ ഭൗമവികിരണത്തെ തടഞ്ഞുനിർത്തി ഭൗമവികി~ ഭൗമോപരിതലതാപം ~തലതാപം കുറ~കുറയാതെ നിലനിർത്തുന്നു. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായും ഉണ്ടാവുന്നത്. ഹരിതഗൃഹപ്രഭാവം ആഗോളതാപനത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിലെ ozone പാളിയാണ് ജീവമണ്ഡലത്തെ Ultraviolet രശ്മികൾ സംരക്ഷിക്കുന്നത് . അന്തരീക്ഷത്തിലെ ~അന്തരീക്ഷത്തിന്റെ സവിശേഷഘടനക്ക് അടിസ്ഥാനം താപ സാഹചര്യങ്ങളാണ്. ഓരോ അന്തരീക്ഷ

oxygen, carbon dioxide തുടങ്ങിയ വാതകങ്ങൾ ജീവന്റെ നിലനിൽപ്പിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വിശദമാക്കുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളും പ്രധാ~പ്രാധാന്യം . ഹരിത ഗൃഹ പ്രഭാവത്തിന് ഗുണ~ഗുണബോധങ്ങൾ ~ ഗുണ ദോഷങ്ങൾ വിശകലനം ചെയ്യുന്നു. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനു ബദലുകൾ നിർദേശിക്കുന്നു. ozone സംരക്ഷണം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അന്തരീക്ഷത്തിന്റെ ഉയര~ഉയരത്തിന് അനുസരിച്ച് താപ വിത്യാസങ്ങൾ graph രൂപീകരണത്തിൽ

ഇല്ല ഞാൻ ഉറങ്ങിയില്ല ഞാൻ വിചാരിച്ചു എന്താ ക~ cut യി പോയെ എന്താന്ന് വിചാരിച്ചു. ആ, ഞാനേ അത് കുഞ്ഞ് വന്നായിരന്ന്

വർത്താനം കേട്ടിട്ട് രണ്ടുമൂന്ന് ദിവസം ആയല്ലോ.

രണ്ടുമൂന്ന് ദിവസം ആയി എന്താ ഏതാണ്ട് മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിക്കുന്നു രണ്ടുപേരൂടെ. ആ മുൻപേ വിളിച്ചപ്പഴും ഇതുപോലെ ആരുന്നു ഏതാണ്ട് കൊണ്ടുവന്ന് കഴിക്കുവാന്ന് പറഞ്ഞു. അത് മേടിച്ചോണ്ട് വന്നയാരുന്നു. ങാ അടുത്തുള്ള എന്തോ പയറോ എന്തോ മേടിച്ചോണ്ട് വന്ന് അത് കഴിക്കുന്നു.

പറയുന്ന കേട്ടു എന്താ റെജിക്ക് വണ്ടി accident ഉണ്ടായി കൈയ്യൊ കാലോ ഏതാണ്ട് ഒ~ഒടിയുകയോ മറിയുകയോ ഒക്കെ ചെയ്തു എന്ന്. ആണോ ഹും

ഞാനറിഞ്ഞില്ല ഉണ്ടായിരുന്നു അവര് വിളിച്ച് പറയുമ്പഴാ ബിന്ദു പറയുന്നതാ, ബിന്ദു അറിഞ്ഞുകാണത്തില്ലായിരിക്കും ബിന്ദു എന്തെലും ഉണ്ടേ പറയുന്നതാ.

എന്നായിരുന്നു? ആ, ഒരാഴ്ച ആയിന്നെ ഇപ്പം ഉം

കൈയിലിരിപ്പ് മോശായിരിക്കും

ആ പ്രശാന്തൻ ഇപ്പൊ എവിടാ?

ഉവ്വ പ്രശാന്തൻ ഇന്നലെ ഇവിടെ അപ്പുറത്ത് അങ്ങ് വരുന്ന കണ്ട് മോനേ പ്ലാവും കൊമ്പ് ഓടിഞ്ഞായിരുന്നെ അവർക്ക് ആട് ഉണ്ടല്ലോ അതിന് കൊടുക്കാൻ എടുക്കാൻ ആയിട്ട് വന്നായിരുന്നു.

കുടിച്ച്, കുടിച്ച്, കുടിച്ച് ചെറുക്കൻ അങ്ങ് കിളവന്റെ കൂട്ടായി. നേരത്തെ എങ്ങനെ വണ്ണം കുറഞ്ഞിരുന്ന ഒരു കക്ഷി ആയിരുന്നു. ആ വണ്ണം ഒന്നും ഇല്ലായിരുന്നു ചെറുക്കന്, ഇപ്പൊ അങ്ങ് വയറും ചാടി വെറുതെ ഒരു ആ

നേരത്തെ വണ്ടി ആഹ് ഇത് ഓടിക്കുന്ന സമയത്തൊക്കെ എത്ര നല്ലതായിരുന്നു ആള്. ആ ചെറുക്കൻ പ്രശാന്തൻ. innova ഓടിക്കുന്ന സമയത്തെ. സത്യായിട്ടും വ നല്ല അടിപൊളി ആയിരുന്നു കാണാനും, എല്ലാത്തിനും പക്ഷെ ഇപ്പോ അങ്ങ് വല്ലാതായി

ഉം പിന്നെ പിന്നെ എന്തുവാ? ഓ പിന്നെന്തുവാ, ഇങ്ങനെ ഇരിക്കുന്നു.

പിന്നെ എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നു ഇനി രണ്ടു പേരും കഴിക്കുന്നു, ഇനി എല്ലാം ഇത് ചെയ്യണം കിടക്കണം

നീ ഉറങ്ങിയെന്ന് വിചാരിച്ചു.

ഇല്ലാ അയ്യോ നാളെ അവധി ആയിരുന്നെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങാമായിരുന്നു. okay നാളെ ഇനീപ്പോ എന്താ ബുധനാഴ്ച അല്ലെ, ബുധൻ, വ്യാഴം, വെള്ളി ഇനീപ്പോ രണ്ട് ദിവസം കൂടെ കഴി കഴിഞ്ഞ് രണ്ട് ദിവസം കൂടെ class ഉണ്ടല്ലോ. ഉം viral, viral പനിയാ എല്ലാർക്കും ഇപ്പൊ.